vs നാരായണെയും വിളിച്ചുവരുത്തി ഉപഗ്രഹ വിക്ഷേപണ ങ്ങളെ കുറിച്ച് സംസാരിച്ചു ദില്ലി അശോക hotel ലിൽ ഈ ചർച്ചയേറി indian rocket കൾക്കും missile കൾക്കും വഴി മുനുസ്മരുന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കലാം indian space researcher organisation ൽ നിയമിതനായി ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ച്‌ എടുക്കാനുള്ള സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടു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 പന്ത്രണ്ട് വർഷത്തെ കഠിനത അഭ്യാസിയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് ശ്രീഹരി കോട്ടയിൽ SLV3 വിക്ഷേപണനത്തിന് തയ്യാറായി എഴുപത്തി മൂന്ന് meter നീളവും പതിനേഴ് ton ഭാരവും ഉള്ള rocket ഭ്രമണപദത്തെ ലക്ഷ്യമാക്കി ഉയർന്നു രാഷ്ട്രം മുഴുവൻ ഉറ്റുനോക്കിയ വിക്ഷേപണമായിരുന്നു അതാൽ എന്നാൽ മുന്നൂറ്റി പതിമൂന്ന് ഏഴ് second കൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ rocket തകർന്നു വീണു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 തുടർന്ന് നടന്ന SLV മൂന്നില് അടുത്ത പരീക്ഷണ പറക്കലിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത് ജൂലൈ പതിനേഴിന് രോഹിണി എന്ന കൃത്രിമ ഉപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപദത്തിൽ എത്തിച്ചു SLVthree യുടെ വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി ഹൈദരാബാദിലെ Defence research and development organisation ന്റെ തലവനായി കലാം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി രണ്ടിൽ ചുമതല ഏറ്റത് ഇന്ത്യടെ missile സാങ്കേതിക വിദ്യയുടെ വൈത്തിരിവ് ആവുകയായിരുന്നു ഏറെക്കാലമായി സുഖനിദ്രയിലായിരുന്ന ഈ സ്ഥാപനത്തിന് പുതുജീവൻ കൈവരാൻ ഈ നിയമം സഹായിക്കും DRDO തലവനായി കലാമിനെ തെരഞ്ഞെടുത്തതിന് പറ്റി പ്രമുഖ അണു ശാസ്ത്രജ്ഞൻ doctor രാജാറാം പണ്ടു പറഞ്ഞത് പിന്നീട് ചരിത്രമായി കലാം പിന്നീട് പരിശീലനങ്ങൾക്കും മറ്റുമായി american ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ടിപ്പുസുൽത്താൻ പീരങ്കി ഉപയോഗിച്ച് british സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു ചരിത്രം NASA യിൽ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ കണ്ടത് കലാം ഓർമിക്കുന്നു ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു യോദ്ധാവിനെ മറ്റൊരു ഭൂഖണ്ഡത്തിനെ ഗവേഷണ കേന്ദ്രത്തിൽ ആദരിക്കുന്നത് കലാം അതിശയത്തോടെ നോക്കി കാണുകയുണ്ടായി ഇക്കാലയളവിലും മറ്റ് അദ്ദേഹം SLV 3 ന്റെ മെച്ചപ്പെടുത്തലിലും polar satellite launching vehicle ന്റെ നിർമാണത്തിലും ഒഴുകിച്ചേർന്നിരിക്കുകയായിരുന്നു ഈ രണ്ട് പദ്ധതികൾക്കും തുടക്കത്തിൽ പല തടസങ്ങളും നേരിട്ടെങ്കിലും ഒടുവിൽ അവ വിജയകരമായി പര്യവസാനിക്കുകയായിരുന്നു ഉണ്ടായത്. ആയിരത്തി അറുനൂറു kilogram ഭാരമുള്ള ഉപഗ്രഹങ്ങളെ അറുന്നൂറ്റി ഇരുപത് kilogram meter അകലെയുള്ള ഭ്രമണ ഭ്രമണ പദത്തിൽ എത്തിക്കുവാൻ ശേഷിയുള്ളവരായിരുന്നു polar satellite launch vehicle ഉപഗ്രഹ വിക്ഷേപണ ത്തിന്റെ വിജയം കലാമിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് നയിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇന്ത്യക്ക് വേണ്ടി ഒരു ballistic missile നിർമിക്കുക എന്നതായിരുന്നു കലാമിന്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 ഇന്ത്യക്ക് വേണ്ടി missile കൾ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കലാം അന്നത്തെ പ്രധിരോധ മന്ത്രിയായിരുന്ന R വെങ്കിട്ടരാമന്റെ മുന്നിൽ അവതരിപ്പിച്ചത് പന്ത്രണ്ട് വർഷം ആയിരുന്ന പദ്ധതിയുടെ കാലയളവിൽ കലാം കാണക്കാക്കിയിരുന്നത്

ഈ പദ്ധതിയുടെ കീഴിൽ കലാമിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി missile കൾ നിർമിക്കപ്പെ ഉണ്ടായി അഗ്നി എന്നുപേരിട്ട മധ്യദൂര ballistic missile പൃത്ഥ്വി എന്ന് നാമകരണം ചെയ്ത

വെരുത്തിവെച്ചു ഏറ്റെടുത്ത ജോലികളിലെ വിജയവും അർപ്പണ മനോഭാവവും നേത്ര പാഠവും എല്ലാം അദ്ദേഹത്തെ പ്രധാന മന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ട്ടാവ്‌ എന്ന പദവിയിൽ എത്തിച്ചു കേന്ദ്രത്തിന്റെ secretary എന്ന പദവിയിലും അദ്ദേഹം നിയമിതനായി operation ശക്തി എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യയുടെ രണ്ടാം അണു ആയുധ പരീക്ഷണത്തിൽ കലാം ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു ഈ പദ്ധതിയുടെ പരിഷ്കരണ സമയത്ത് കലാമിന് chief project coordinator എന്ന ചുമതല കൂടി ഉണ്ടായിരുന്നു ഇന്ത്യയുടെ രണ്ടാം അണുവായുധ പരീക്ഷണം നടന്നത് രണ്ടാം അണുവായുധ പരീക്ഷണം നടന്നത് കലാമിന്റെ automatic energy commission chairman ആയിരുന്ന doctor R ചന്ദ്ര ഭരത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു KR നാരായണന് ശേഷം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ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

കലാമിനുള്ള വഴി സുഗമമാക്കി ജൂലൈ പതിനെട്ടിനായിരുന്നു വോട്ട് എണ്ണൽ കലാം ഏകപക്ഷിയാമായി തെരഞ്ഞെടുക്കപ്പെട്ടു അബ്ദുൾകലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി മാറി ഭാരതരത്‌ന പുരസ്ക്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ രാഷ്‌ട്രപതി എന്ന ബഹുമതി കൂടി അബ്ദുൾകലാമിന് ഉണ്ടായിരുന്നു doctorS രാധാകൃഷ്ണനും doctor സക്കീർ ഹുസൈനുമായിരുന്നു കലാമിനു മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായായവർ ശേഷം പ്രണവ് മുഖർജിയും ഭാരതരത്‌ന ലഭിച്ചു രാഷ്ട്രപദവിയെ കുറിച്ചുള്ള ചർച്ചകളിൽ എവിടെയോ പരാമർശിക്കപ്പെടാത്ത ശാസ്ത്രത്തെ കുറിച്ചു മാത്രം സംസാരിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിയായി ഉള്ള സ്ഥാനം ആരോഹണത്തിന് പിന്നിൽ രണ്ടു മലയാളികൾ കൊണ്ട് ഉണ്ട് ഇരു ദ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ നില പാടുള്ള BJP നേതാവ് o രാജഗോപാൽ congress നേതാവ് AK ആന്റണിയും രണ്ടായിരത്തി രണ്ടിൽ രാഷ്‌ട്രപതി ഭവനിൽ KR നാരായണിന്റെ സേവന കാലാവധി തീരുന്നതിന് മുമ്പ് പുതിയ രാഷ്‌ട്രപതി R രാമൻ ചർച്ച കേന്ദ്രത്തിൽ AB ബാജ്‌പേയ്‌ യുടെ നേതൃത്വത്തിൽ NDA സർക്കാർ ആരംഭിച്ചിരുന്നു Congress ന്റെ കൂടി സ്വകാര്യനാ ആളിനു മാത്രമേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഇന്ദിരാഗാന്ധിയുടെയും രാജിവ്ഗാന്ധിയുടെയും principle secretary ആയിരുന്ന മലയാളി ആയ PC അലക്സാണ്ടറെ നിർദ്ദേശിക്കാൻ BJP തീരുമാനിച്ചു ന്യൂനപക്ഷ സമുദായ അംഗമാകണം പുതിയ രാഷ്ട്രപതി എന്ന തീരുമാനം ആണ് മലയാളിയായ അലക്‌സാണ്ടറെ പരിഗണിക്കാൻ BJP യെ പ്രേരിപ്പിച്ചത് congress high command അലക്‌സാണ്ടറുടെ നോട് താല്പര്യം കാട്ടിയില്ല ശാസ്ത്രജ്ഞനും ദക്ഷിണേന്ത്യക്കാരനുമായ അബ്ദുൾകലാമിന്റെ പേര് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ബാജ്പേയ് ഗവണ്മെന്റ്ലെ മേൽവകുപ്പ് സഹമന്ത്രിയായിരുന്ന മലയാളിയായ O രാജഗോപാലനാണ് പ്രധാനമന്ത്രി ബാജ്പേയ് യോട് നേരിൽ കണ്ട് രാജഗോപാൽ നിർദ്ദേശം വെച്ചു ന്യൂനപക്ഷ സമുദായ അംഗം ലോകം അംഗീകരിച്ച ശാസ്ത്രജ്ഞൻ കലാം അയ്യർ എന്ന വിളിപ്പേരും വേണം മതേതര വാദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാജഗോപാൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചു രാഷ്ട്രീയം അറിയില്ല എന്നതായിരുന്നു ചിലർ കലാമിനെ ന്യൂനതയായി പറഞ്ഞിരുന്നത് അതു തന്നെയാണ് അദ്ദേഹത്തിന്റെ യോഗ്യത കളിൽ ഒന്നായി താൻ പ്രധാനമന്ത്രിക്കു മുന്നിൽ വെച്ചതെന്നും രാജഗോപാൽ പിന്നീട് പറഞ്ഞിരുന്നു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 രാഷ്‌ട്രപതി ഭവനിലെ വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നത് പോന്നത് രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ച് കിട്ടിയിരുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കാൻ കലാം തയ്യാറായിരുന്നില്ല. പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും അഴിച്ചു മാറ്റിക്കും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്‌ട്രപതി ഭവനിൽ ജോലിക്കാർ ഉള്ളപ്പോളായിരുന്നു ഇത്. ഭാരതത്തിന്റെ ഭാവി തലറമുറയെ വാർത്തെടുക്കുന്ന കുട്ടികളുമായി നിരന്തരമായി സംവാദിക്കാനും നല്ല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 അവസാനിക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ report ചെയ്തിരുന്നു എന്നാൽ താൻ ഇനി ഒരു രാഷ്‌ട്രപതി ഭവാനിലേക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഈ പ്രസ്താവനയെ കലാം തന്നെ പിൻവലിച്ചു രാഷ്‌ട്രപതി ഭവനിലേക്ക് രണ്ടാം വട്ടം എത്തുന്ന കാര്യം പറയുമ്പോൾ കലാമിന് മുൻ നിര രാഷ്ട്രീയ party കളിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ലായിരുന്നു കലാമിന്റെ പിൻഗാമി പ്രതിഭ പാട്ടീലിന്റെ ഭരണ കാലഘട്ടം അവസാനിക്കാറായ സമയത്ത് കലാമിന്റെ പേര് വീണ്ടും സജീവമായി ഉയർന്നു വന്നു കലാം രാഷ്‌ട്രപതി ആവാൻ വീണ്ടും തയ്യാറാണെങ്കിൽ പിന്തുണ നൽകാൻ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 മുപ്പതോളം സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ownity doctorate ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഭാരത സർക്കാർ ആദ്യത്തെ ബഹുമതികൾ നൽകി Doctor കലാമിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പതൊന്നിൽ പത്മഭൂഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പത്മവിഭൂഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഭാരതരത്നം എന്നി ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട്ൽ അദ്ദേഹത്തിന് Doctor of law എന്ന പുരസ് പുരസ്ക്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ IEEE Honorary അംഗത്വം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ Doctor of engineering പുരസ്‌കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ Hoover പുരസ്ക്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ International von karman wings word എന്ന പുരസ്ക്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ Doctor of engineering എന്ന പുരസ്ക്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് king charles two medal അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വീർ സവർകാർ പുരസ്‌കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ദിര ഗാന്ധി Award for national integration എന്ന Award അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഭാരത രത്‌നവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മ വിഭൂഷനും ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ പത്മ ഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ ഒരു പദ്ധതി കാലം സ്വപ്നം കണ്ടിരുന്നു Mission രണ്ടായിരത്തി ഇരുപത് എന്ന തന്റെ പുസ്തകത്തിലൂടെ ഈ ചിന്തകൾ അദ്ദേഹം ഭാരതത്തിലെ ജനങ്ങളുമായി പങ്കുവെക്കുക ഉം ചെയ്തു അതുപോലെ ആണവായുധ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടം ഭാവിയിലെ വൻ ശക്തി എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്നു എന്നും അദ്ദേഹം ഉറപ്പിച്ചു സൗരോർജത്തിന്റെ അളവറ്റ ശക്തിയെ കുറിച്ച് കലാം ഏറെ ബോധവാനായിരുന്നു സൗരോർജത്തെ ഉപയോഗിച്ച് ബഹിരാകാശത്തുള്ള ഊർജ്ജ planet കൾ എന്ന ആശയത്തെ ശക്തമായി പിന്തുണക്കുന്ന ഒരാൾ കൂടിയായിരുന്നു കലാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കലാമിന്റെ ചൈന സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒത്തുചേർന്ന് ഒരു സൗരോർജം കൊണ്ട്

വൻ തോതിലുള്ള സ്വതന്ത്ര software നെ ഉപയോഗം കൂടുതൽ ജനങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുള്ള പ്രയോജനം ലഭിക്കാൻ കാരണമാവും എന്ന് വിശ്വസിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ട്ടാവ് എന്ന സ്ഥാനത് നിന്ന് രാജി വെച്ചതിനു ശേഷം

ഇത് എന്റെ ലക്ഷ്യത്തിലൊന്നാണ് ഇത്തരം സംവാദങ്ങളെ കുറിച്ച് കലാമിന്റെ അഭിപ്രായമാണ് ഇത് രാഷ്‌ട്രപതി കാലയളവിലും അതിനു ശേഷം നിരവധി ഉന്നത വിദ്യഭ്യാസ സ്ഥാപങ്ങളിൽ അദ്ദേഹം visiting professor ആയിരുന്നു രാഷ്‌ട്രപതി സ്ഥാനത്ത് നിന്നും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 കേരള വികസനത്തെ കുറിച്ച് വ്യക്തവും വ്യക്തി ഭദ്രവുമായ പത്ത്‌ പദ്ധതികളുടെ അമ്പത്തിരണ്ട് minute നീണ്ട പ്രഖ്യാപനം ഇദ്ദേഹം നടത്തി ഇരു രാഷ്ട്രീയ മുന്നണികളും സ്വാഗതം ചെയ്ത ഈ പദ്ധതികൾ പത്ര മാധ്യമങ്ങൾ ഏറെ പ്രധാനത്തോടെ പ്രസിദ്ധീകരിച്ചു നിരവധി കൃതികൾ അബ്ദുൾകലാം രചിച്ചിട്ടുണ്ട് മലയാളം അടക്കം വിവിധ ഭാഷകൾ ഭാഷകളിലേക്ക് ഇവ പരിഭാഷ ചെ ചെയ്യപ്പെട്ടിട്ടുണ്ട് അബ്ദുൾകലാം രചിച്ച പുസ്തകങ്ങൾ ദക്ഷിണ കൊറിയയിൽ ധാരാളം വായനക്കാരുണ്ട് അഗ്നിച്ചിറകുകൾ ആണ് കലാമിന്റെ ആത്മകഥകൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് A vision for the new millennium is APJ അബ്ദുൾകലാം india my dream APJ അബ്ദുൾകലാം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പൂർണ്ണ സസ്യ ബുക്ക് ആയിരുന്നു കലാമിന് മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന അബ്ദുൾകലാം പ്രകൃതിയുടെ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 അതുവരെ സമുദ്രത്തിന്റെ സൗന്ദര്യം മാത്രം ആസ്വദിച്ചിരുന്ന തനിക്ക് അതിന്റെ അനിയന്ത്രിതമായ ഊർജത്തെ പറ്റി മനസിലാക്കാൻ ഈ സംഭവം ഇടവരുത്തി എന്ന് കലാം ഓർമ്മിക്കുന്നു തുമ്പ Equatorial rocket launching station നിൽ Rocket Engineer ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപ ത്തൊന്നിലാണ് Doctor APJ അബ്ദുൾകലാം ജോലിയിൽ പ്രവേശിപ്പിച്ചത് ജോലിയിൽ ഏതാണ്ട് ഒരു വർഷം പിന്നിട്ട സന്ദർഭത്തിന്റെ അക്കാലത്തെ TERLS ന്റെ Test Director ആയിരുന്നു doctor HDHGS മൂർത്തിക്ക് thumb nail ഉള്ള ഒരു കത്ത് ലഭിച്ചു Doctor APJ അബ്ദുൾകലാമിന്റെ പിതാവ് ജൈനുലാബിദ് മരക്കാരുടേതായിരുന്നു കത്ത്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 ഉടൻ തന്നെ doctor മൂർത്തി കലാമിനെ വിളിച്ച് പിതാവിന്റെ കത്ത് കൈമാറി അപ്പോൾ ആണ് ജോലി പ്രവേശിച്ച വിവരം അറിഞ്ഞ ശേഷം താൻ വീട്ടിലേക്ക് ഒരു കത്തു പോലും അയച്ചിട്ടില്ലന്ന കാര്യം കലാം പോലും ഓർക്കുന്നത് ന്യൂതനമായ rocket സാങ്കേതിക വിദ്യ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 രാഷ്‌ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ് S രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്‌ട്രപതി പദവിയിൽ എത്തുന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമാണ് Assembly തെരെഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത

വധ ശിക്ഷക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിവരുന്ന ശിക്ഷ ഇളവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് അബ്ദുൾകലാം രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടത്തിൽ ഇരുപത്തൊന്ന് ദയാഹർജികൾ അദ്ദേഹത്തിന്റെ പരിഗണക്കായി വന്നു വെങ്കിലും

വിധേയനാക്കി രണ്ടായിരത്തി ഒന്നിലെ indian parliament ആക്രമണ case ലെ കുറ്റവാളിയായിരുന്ന അഫ്സൽ ഗുരുവിന്റെ ദയാഹർജിയും ഉണ്ടായിരുന്നു ഇതിൽ ദയാഹർജിയിൽ തീർപ്പു വെയ്ക്കുക വഴി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നീട്ടിയത് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയായി പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലാണ് അഫ്സൽ ഗുരുവിനെ തൂക്കി കൊന്നത് ഇന്ത്യയുടെ ആണവ പദ്ധതിയിൽ കലാമിനെ പങ്കിനെ ചോദ്യം ചെയ്തു കൊണ്ട് നിരവധി ശാസ്ത്രജ്ഞർ രംഗത്ത് ഉണ്ടായിരുന്നു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 സഥ്നെ ചൂണ്ടിക്കാണിച്ചു ഹോമി സഥ്നെ അറിയപ്പെടുന്ന ഒരു ആണവ ശാസ്ത്രജ്ഞനെന്നും ശാസ്ത്ര തത്തിന്റെ Engineering ബിരുദ ധാരിയുമാണ് nuclear physical കൽ കലാമിന് ഒന്നും തന്നെ അറിയില്ല എന്ന് Pokhran two അതിഥിയിൽ അംഗമായിരുന്നു ഈ ശാസ്ത്രജ്ഞൻ കലാമിനെ കുറ്റപ്പെടുത്തി ആണവ നിലയങ്ങളിൽ പ്രവർത്തിച്ച പരിചയങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ ആണ് കലാം എന്നും രാജരാമണെയുംന്റെ കീഴിൽ പുലർത്തിയ അണുആയുധ പദ്ധതിയിൽ കലാം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

അഗ്നി missile ന്റെ യഥാർത്ഥ സൂത്രധാരൻ Advance system laboratory യുടെ chairman അഗ്നി project ന്റെ മുൻ director മായിരുന്ന രാം നാരായൺ അഗനി അഗർവാൾ ആയിരുന്നു കലാം തന്റെ ആത്മകഥയിൽ അഗ്നിയുടെ വിജയത്തിന്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

കൂടുകുളം ആണവ നിലയം സുരക്ഷിതമായ ഒന്നാണെന്നായിരുന്നു കലാം പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെയോ മറ്റേതെങ്കിയിലും ഒര് സ്ഥാപനത്തിന്റെയോ ഇടനിലക്കാരനായല്ല താൻ ഇത് പറയുന്നു വെന്നും കലാം പറഞ്ഞിരുന്നു ആണവ നിലയത്തിന്റെ അപകട സാധ്യതയെ കു കുറിച്ചും പറയാൻ മാത്രം വിജ്ഞാനം അബ്ദുൾകലാമിന് ഈ വിഷയത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് കൂടുകുളം സമര സമിതി നേതാക്കൾ കലാമിനെ ശക്തമായി വിമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ചു ജൂലൈ ഇരുപത്തേഴിന് ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു ഷില്ലോങ്ങിന് indian institute of management വെച്ച് വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിന്റെ പേരിൽ കുട്ടികൾക്ക് class എടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടന്ന് ഉണ്ടായ ഹൃദയാഘാതത്തിൽ അദ്ദേഹം കൊഴിഞ്ഞു വീണുകയുണ്ടായ അദ്ദേഹം ഈ ലോകത്തോട് വിടപറഞ്ഞു പിന്നീട് മൃതദേഹം ആദ്യം ഡൽഹിയിലെ വസതിയിൽ കൊണ്ടുപോയി തുടർന്ന് ജന്മ നാടായ രാമേശ്വരത്ത് എത്തിച്ചു അവിടെയുള്ള തൈക്കുറുമ്പ് ശ്‌മശാനത്തിൽ വെച്ച് പൂർണ്ണ ഔദ്യോകികമായി ബഹുമാനുതികളുടെ സംസ്കരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി തുടങ്ങിയ പ്രമുഖർ ഇദ്ദേഹത്തിന്റെ ശവ സംസ്കാരത്തിൽ പങ്കെടുത്തു കറുത്ത ribbon ധരിച്ചാണ് APJ അബ്ദുൾകലാമിന്റെ മരണത്തിന് ഗൂഗിൾ അനുമോചനം

പരിഷ്‌കാരങ്ങൾ വരുത്തിയാണ് ഗൂഗിൾ തയ്യാറാക്കുന്നത് എന്നാൽ logo പരിഷ്‌ക്കരിക്കാതെ search bar നു താഴെ കറുത്ത ribbon കുത്തിവെച്ച് വ്യത്യസ്തമായി doodle ആണ് ഗൂഗിൾ പുറത്തിറക്കിയത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ഇന്ന് എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കു മുന്നിൽ മറ്റൊരു വിഷയവുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്ക്കാരം താജ്മഹൽ താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ ചക്രവർത്തി സ്വന്തം ഭാര്യക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു സമ്മാനമായിരുന്നു താജ്മഹൽ എന്ന വലിയ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു മാളികപ്പുറം. ആയിരത്തിതൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥാപനങ്ങളിൽ~ങ്ങളുടെ യു~യുനു~യുനീസു~യുനീസുകളുടെയും പ~പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി വേണ ആ വെണ്ണങ്കലിൽ പണിത വെണ്ണക്കല്ലിൽ പണിത സൗ സൗദമാണ് ഏറ്റവും പ്രധാനമാ എങ്കിൽ പ്രാധാന്യ~പ്രധാനമാണെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുചിതയാണ്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 തീർന്നു എന്നതാണ് കണക്കപ്പെടുന്നത് പതിനായിരകണക്കിന് തൊഴിലാളികൾ ചേർന്ന് ഇതിൻറെ നിർമ്മിണം പൂർത്തിയാ~പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലഹോറിയ ആണ് ഇതിൻറെ പ്രധാന ശില്പി. കാലത്തിൻറെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നതാണ്

zone ലാണ് നിന്നും ഉം നിന്നും കലാകാരന്റെ ഭാവനയിൽ മുംതാസ് മഹൽ മുഖർ ചക്രവർത്തി ആയിരുന്നു. ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തന്റെ പതിനാല് ആമത്തെ പതിനാലാമത്തെ കുട്ടിയായ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 അഭിവൃദ്ധിയും ഉള്ള കാലമായിരുന്നു പക്ഷേ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖിതനും ആയിരുന്നു. മുംതാസ് മഹലു~മഹലുമായുള്ള ഷാജഹാന്റെ അകന്ന പ്രേമം ആണ് താജ്മഹൽ പണിയാൻ പണിയാവുന്നുള്ള പ്രണയ പ്രേരണമായ പ്രണരെ~പ്രേ~പ്രണയരമെന്ന് കലാനുസുത്തി ദിനങ്ങൾ കാണിക്കുന്നു. താജ്മഹലിന്റെ പണികൾ മുംതാസിന്റെ മരണത്തിന്റ ശേഷം ഉടൻ തന്നെ തുടങ്ങിയായി തു~തുടങ്ങുകയായിരുന്നു. ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ അടിസ്ഥാ സ്ഥാന ശവ കുടീരം പണി തുടർന്നു പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യോ~ഉദ്യാനങ്ങളും അനുബന്ധപ്പെ~അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള അഞ്ചു വർഷങ്ങൾ കൊണ്ട് പണി തീർന്നത്. ഷാജഹാൻ ചക്രവർത്തി സ്വന്തം വാക്കുകളിൽ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത് ഇട ഇങ്ങനെയാണ് english ൽ വിവരിച്ചിരുന്നു കുറ്റം കുറ്റവാളികൾ ഇവിടെ അഭയം തേടണം. മാപ്പ് നൽകിയവനെ പോലെ അവൻ പാപത്തിൽ നിന്ന് മുക്തനാകുന്നു ഒരു ഈ മകളിൽ ഈ മാളികയിലേക്ക് പോകണോ? അവൻറെ മുൻകാല പാപങ്ങളെല്ലാം കഴുകി കളയണം ഈ മാളികയുടെ കാഴ്ച ദുഃഖകരമായ നാട്ടു നെടുവീർപ്പുകൾ സൃഷ്ടിപ്പിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുന്നു ഈ ലോകത്ത് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടു. അതുവഴി സൃഷ്ടാവിന്റെ മഹത്വം പ്രദർശിപ്പിക്കുന്നു താജ്മഹൽ persian ഹുമറോണിന്റെ ശവകുടീരം താജ്മഹലിന്റെ വസ്തു വസ്തുവിദ്യയുടെ സമാനകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് താജ്മഹൽ persian സംസ്കാരത്തിൻറെ മുഗൾ സംസ്കാരത്തിന്റെയും വസ്തുവിദ്യാകളുടെ ഒരു സങ്കല നയാണ് ഇതുകൂടാതെ

സമർകുണ്ടിൽ ഖുർ എ അമീർ എന്ന കെട്ടിടം ഹു~ഹുമയൂണിന്റെ ശവകിരീടം ചില~ചിലപ്പോൾ ചെറിയ താജ് എന്നും അറിയപ്പെടുന്നു. ഡൽഹിയിലെ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 കെട്ടിടങ്ങൾ എല്ലാം തന്നെ എല്ലാം തന്നെ ചുവന്ന മണൽ കല്ലിലാണ് ഷാജഹാൻ~ന്റെ ഏറ്റവും വലിയ ഒരു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 മനസ്സിലുണ്ടായിരുന്നത്ര വലിയൊരു സംരംഭം തന്നെയാണ് അവിടെ നിലനി നില നിന്നു നില നിന്നതും അത് വരുംകാല തലമുറകൾക്ക് കണ്ടു മനസ്സിലാക്കുവാനും താൻ എത്ര എത്രമാത്രം പ്രിയപ്പെട്ടിരുന്നു എന്നും അതിൽ ഉൾക്ക് അതിൽ കണ്ട് മനസ്സിലാക്കാം മനസ്സിലാക്കാം തീരുമാനിക്കുകയായിരുന്നു. ഇതിലും മൂലം മുഗൾ കാലഘട്ടത്തെ മറ്റു കെട്ടിടങ്ങൾ മറ്റു കെട്ടിടങ്ങൾ താജ്മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവര്~കൈവരുന്നു.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

സമയ ആ സമയോള കോട്കൂടിയാണ്. ഒരു വലിയ ഘ~ഘന പ്രദർശത്തത്തിൽ അഅകൃ~ആകൃതിയിലാണ് അടിത്തറ ഇതിൻറെ ഏകദേശം നീളം അൻപത്തിയഞ്ച്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 ചെരിഞ്ഞ ചുമരുകളുടെ വശത്തിലും പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വസ്തുപരമായ പ്രത്യേകത കെട്ടിടത്തിന്റെ എല്ലാ വശങ്ങളിലും പ്രതി സമാമിയായി കാണാം. ഈ ചതുര സ്ഥാപം സ്തംഭത്തിന്റെ നാലുവശങ്ങളിലും നാല് മിനറുകൾ സ്ഥിതി ചെയ്യുന്നു ഇതിൻറെ മുകളിലും ഓരോ കുംഭഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അകത്തെ പ്രധാന അറകളിൽ ഷാജഹാന്റെയും മുംതാസി മഹാന്റെയും ശവ ശവപ്പെട്ടികളുടെ മാതൃക കാണാം യാഥാർത്ഥ ശവപ്പെട്ടികൾ ഇതിൻറെ താഴെയുള്ള, അറകളിലാണ് സ്ഥിതിചെയ്യുന്നത്. ഷാജഹാൻ തൻറെ മുംതാസിനെ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായി കെട്ടിക്കൊടുത്ത ഒരു അതിമനോഹരമായ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതത്തിലെ ഒന്നാണ് താജ്മഹൽ എന്ന ഈ മഹാ വലിയ ഒരു സംഭവം. ഇതിനെ

ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ Cricket എന്ന വലിയ വലി വലിയൊരു സ്വപ്നത്തെക്കുറിച്ച് ആണ് ചെറുപ്പത്തിൽ ഒരുപാട് Cricket കളികൾ കാണുകയും അതുകൊണ്ടുതന്നെ ഞങ്ങൾ നാട്ടിൽ പുറത്തു കളിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ Cricket എന്ന് പറയുന്നത് ഒരു പ്രാന്തായിരുന്നു ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ഒരു team ൽ നാലു പേര് വീതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ team ഇട്ട് കളിക്കുകയും അങ്ങനെ കളിച്ചു കളിച്ച് Cricket

മൂത്താപ്പാൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ അന്ന് Cricket കണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് Worldcup ഇന്ത്യ ശ്രീലങ്കയെ പൊട്ടിക്കുകയും ഇന്ത്യ അന്ന് രണ്ടാമത്തെ Worldcup നേടുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഇന്ത്യ അങ്ങനെ Worldcup നേടുകയും അതിൽ ഏറ്റവും സന്തോഷവും ഏർ സന്തോഷവും നിറഞ്ഞ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ഉണ്ടായിരുന്നു അങ്ങനെ IPL എന്ന് പറയുന്ന ഒരു premier league Indian premier league വരികയും ഇന്ത്യ ആഫ്രി south ആഫ്രിക്ക ശ്രീലങ്ക പാക്കിസ്ഥാൻ

ഏർ വേർതിരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ IPL വളരെ ഒരു കൗതുകം തന്നെയായിരുന്നു ഓരോ Cricket ആരാധകൻ്റെയും ഭ്രാന്ത് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അങ്ങനെ യുവരാജ് സിംഗ് ഏർ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്ക് വേണ്ടി ആറു Ball ൽ ആറു Six നേടുകയും ഇന്ത്യയെ അതിൽ ഏറ്റവും കൂറ്റൻ Score ൽ തന്നെ എത്തിക്കുകയും അവിടെ ഇന്ത്യയെ വിജയിപ്പിക്കുകയും ചെയ്തത് യുവരാജ് സിംഗ് ആണ് അങ്ങനെ രണ്ടായിരത്തി പതിനാല് ആയപ്പോൾ യുവരാജ് സിംഗ് Cancer വരികയും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തിരുന്നു Cricket ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയന്നുകൊണ്ടും വിറച്ചുകൊണ്ടും ആഹ് ഉണ്ടായിരുന്ന ഒരു കാലം കാരണം യുവരാജ് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഒരു allrounder തന്നെയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ഇന്ത്യക്ക് ഒരു allrounder രെ Miss ആവുകയും ഇന്ത്യയ്ക്ക് ഒരു allrounder Miss ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടം വേറെയില്ല കാ കാരണം യുവരാജ് യുവരാജ് എന്ന് പറയുന്ന Player നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ലായിരുന്നു അത്യുഗ്രൻ ഏർ കളിയോടെ ഏർ കളിക്കുന്ന ഒരു Player ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കളി തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഉള്ള ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ആ ഒരു Match അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് ആ time ൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ Royal challengers ബാംഗ്ലൂർ യുവരാജ് സിംഗിനെ Cancer ൽ നിന്നും മുക്തനായി എത്തി കൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാംഗ്ലൂർ അദ്ദേഹത്തെ എടുക്കുകയും അദ്ദേഹത്തെ ഏറ്റവും അതിമനോഹരമായി തന്നെ ഏർ IPL ൽ ഏറ്റവും കൂടുതൽ Score നേടാൻ സാധിക്കുകയും ചെയ്ത ആ ഒരു ഐപിഎൽ മത്സരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ ഒരു Team ൽ ആ ഒരു Team ൽ അദ്ദേഹത്തിൻ്റെ Maximum അദ്ദേഹം ശ്രമിക്കുകയും അദ്ദേഹത്തിന് പരമാവധി തന്നെ അതിൽ Score നേടാനും സാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ഓരോ കളിക്കാരൻ്റെയും കളികണ്ടും നാട്ടിൻപുറങ്ങളിൽ കളിച്ചുകൊണ്ടും Cricket എന്നുള്ളത് ഒരു വളരെ Craze ആയി തന്നെ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ കളിച്ചുകളിച്ച് വലിയ വലിയ Ground കളിലെല്ലാം കളി ക്കാൻ തുടങ്ങി അങ്ങനെ Selection കളെല്ലാം വരുമ്പോൾ പാലക്കാട് പാലക്കാ പാലക്കാട് ജില്ലയിലെ Selection വരുമ്പോൾ അവിടെയും കളിക്കാൻ പോകുന്നു അവിടെ Trails ന് പോകുന്നു പങ്കെടുക്കുന്നു ഏർ ഏർ ഏർ എത്രയെല്ലാം Trails ൽ പങ്കെടുത്തുന്നു അവിടെയെല്ലാം പരാജയമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ ഞാൻ അവിടെയെല്ലാം പൊരുതിയിട്ടുണ്ട് കാരണം Cricket എന്നുള്ളത് അങ്ങനെ വിടാൻ പറ്റാവുന്ന ഒന്നായിരുന്നില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ Cricket ആയിരുന്നു അങ്ങനെ ഞാനൊരു Cricket പ്രേമി ആവുന്നത് യുവരാജ് സിംഗ് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ ആ ഒരു Perfomance കണ്ടുകൊണ്ടും രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ Six കൾ Six Six കൾകൊണ്ടുള്ള ആറാട്ടുകൾ കൊണ്ടും മാത്രമാണ് ഒരു Cricket എന്നുള്ളത് അത്രയും മനസ്സിലേക്ക് ഏർ ഉദിച്ചു വരികയും അതിന് സ്വപ്നമാക്കാൻ സാധിക്കുകയും ചെയ്തത് അങ്ങനെ Cricket എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി വൈകുന്നേരം വരെ School ൽ പോകുകയും School വിട്ടു വന്നു കഴിഞ്ഞാൽ നേരെ Ground ലേക്ക് ഓടുകയും Ground ൽ കളിക്കുകയും അവിടെ Sixer കളും Four കളും പായിക്കുകയും ചെയ്യുന്നു അങ്ങനെ Sixer ഉം Four കളും അടിച്ചു കൊണ്ട് Cricket എന്നുള്ളത് ഒരു വലിയ വലിയ വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ആദ്യം അങ്ങനെ ഈ ആഗ്രഹം ഈ ആഗ്രഹത്തെ തടുക്കാൻ ആവാതെ മുന്നോട്ടുപോവുക തന്നെയാണ് ഉണ്ടായത് അങ്ങനെ നാടുകളിൽ എല്ലാം Cricket കളി Cricket Tournament കൾ ഉണ്ടാവാറുണ്ട് Cricket Tournament കൾ എല്ലാം നല്ല Score തന്നെ അടിച്ചെടുക്കുകയും നല്ല Score തന്നെ നേടുകയും Team നെ വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു യുവരാജ് സിംഗ് ഒരു allrounder ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു allrounder ആയതുകൊണ്ട് ഞാനും തന്നെ ഒരു allrounder തന്നെയായിരുന്നു അദ്ദേഹം spin bowler ആണ് Left hand batsman ആണ് ഞാനൊരു base

ഞാനെൻ്റെ കഴിവ് എന്ന് പറയുന്നത് Right hand batsman തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ അതിനായിരുന്നു എൻ്റെ ഏർ ഏറ്റവും ഏർ വലിയൊരു കഴിവ് എന്ന് പറയാൻ ഉണ്ടായിരുന്നത് അങ്ങനെ

യുവരാജ് സിംഗ് ലേലത്തിലേക്കാണ് കയറിയത് അങ്ങനെ ലേലത്തിൽ രണ്ടായിരത്തി പതിനേഴു ആദ്യമായി team ൽ കയറിയത് SRH അഥവാ എന്ന Sunrises ഹൈദ്രബാദ് എന്ന team ലെക്കാണ് കയറിയിരുന്നത് അദ്ദേഹം അവിടെ അവിടെയെത്തി First വർഷം ഒന്നാമത്തെ വർഷം തന്നെ ഒന്നും നേടാനായില്ല എന്നാൽ രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിന് ആയി career ലെ ആദ്യ IPL Trophy രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയ IPL ൽ IPL രണ്ടായിരത്തി പതിനേഴു എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് IPL career ൽ ഒരു First Trophy അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് അങ്ങനെ ആ ഒരു Team ന് Team നു വളരെ നല്ലൊരു Perfomance തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ച വച്ചിരുന്നത് അതിനുശേഷം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കളി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് വീണ്ടും ലേലത്തിലേക്ക് പോവാൻ ഏർ നിർബന്ധിതനായ കാരണമെന്തെന്ന് വെച്ചാൽ Bad Perfomance അദ്ദേഹത്തിൻ്റെ Perfomance എല്ലാം അദ്ദേഹത്തിൻ്റെ age ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കളികളെയെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം സാധിക്കുകയാണ് ഉണ്ടാവുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിനെ വിളിച്ചെടുക്കുന്നത് മുംബൈ Indians ആണ് മുംബൈ Indians എന്ന Team ആണ് അദ്ദേഹത്തെ വിളിച്ചെടുക്കുന്നത് അങ്ങനെ മുംബൈ indians വിളിച്ചെടുക്കുകയും അതിൽ അദ്ദേഹത്തിന് first match വാഗ്ഡേ എന്നുപറയുന്ന Stadium ത്തിൽ അദ്ദേഹം Fifty നേടുകയും Half century നേടുകയും നേടിയും അദ്ദേഹത്തിനെ ഏർ career ലെ തന്നെ ഒരു മികച്ച Innings തന്നെയായിരുന്നു ആ ഒരു Innings എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു Innings നു ശേഷം അദ്ദേഹത്തിന് എന്നാൽ ബാക്കിയുള്ള Match കളിൽ എല്ലാം ആ ഒരു Innings തുടരാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടവും ഉണ്ടാനടനായിരുന്ന എന്നാൽ ആ വർഷം വളരെ സന്തോഷമുണ്ടാവുകയാണ് ഉണ്ടായിരുന്നത് കാരണം എന്തെന്നാൽ ആ വർഷം മുംബൈ indians cup നേടി അതിൽ തന്നെ യുവരാജ് യുവരാജ് സിങ്ൻ്റെ Career ലെ രണ്ടാം IPL Trophy യും ആയിരുന്നു അത് മുംബൈ Indians ൻ്റെ നാലാമത്തെയും ആയിരുന്നു ആ IPL Trophy അങ്ങനെ അങ്ങനെ അതിനുശേഷം ഞാനെൻ്റെ Career ലേക്ക് Focus ചെയ്യുന്നത് Focus ചെയ്യുകായും ഞാൻ എറണാകുളം പോവുകയും അവിടെ Trails ൽ പങ്കെടുക്കുകയും First trails ൽ ഞാൻ Select ആവുകയും അതിനുശേഷം അതിനുശേഷം രണ്ടാമത്തെ selection ൽ ഞാൻ Failed ആവുകയുമാണ് ചെയ്തത് എന്നിരുന്നാലും ഞാനിവിടെ തോറ്റിരുന്നില്ല കാരണം ഞാൻ അവിടുന്ന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് move ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ തെറ്റുകളും കണ്ടെത്തുകയും ആ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോവുകയുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു യുവരാജ് സിംഗ് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ തന്നെ നമുക്ക് എടുത്തു നോക്കാം Cancer എന്ന മഹാരോഗത്തെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ആ കളിയിലേക്ക് വീണ്ടും വരാൻ വരാൻ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കളിയും അദ്ദേഹത്തിൻ്റെ കളി കാരണം അദ്ദേഹം ജീവിച്ച മഹാരോഗത്തെ അതിജീവിച്ച് ആ കളിക്കാരനെ ഓർത്താൽ നമ്മൾ ഒരിക്കലും എവിടെയും തളരുകയും ഇല്ല കാരണം നമ്മളും അതുപോലെ അതൊക്കെ ഒരു Motivation ആണ് ഓരോ വ്യക്തികൾക്കും അങ്ങനെ തിരുവനന്തപുരം Cricket tournament പോവുകയാണ് ഞാൻ അങ്ങനെ പോകുമ്പോൾ Train ൽ ആയിരുന്നു ഞാൻ പോയിരുന്നത് വളരെ long ആയതുകൊണ്ട് തന്നെ